ആ ഞാനിപ്പോ വീട്ടിലില്ല ഷൈജിനെ.ഞാനിപ്പോ ഏ സിറ്റിക്ക് അകത്താണ്. എന്തുപറ്റി ? എന്താ ? എന്തിനാ പോയേ?

ആ അതിൻറെ ഒരു ആവശ്യമായിട്ട്. ആ ശരിക്ക് അതിൻറെ രജിസ്ട്രേഷൻറെ കാര്യത്തിനായിട്ട് വന്നതാണ് .അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് വന്നതാണ് ഇവിടെ ഈസ്റ്റ് പോർട്ടിൽ. ആ സ്പോർട്സ് ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യാനോ ?അത് എങ്ങനെയാ ഒരു ക്ലബ് തുടങ്ങാ?

ഏഹ് ഒരു സെക്ട്ടറി ,പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അങ്ങനെ ഉള്ള ഭാരവാഹികളെ തെരഞ്ഞെടുക്കണം.അതിന്റെ ആ കമ്മിറ്റിയിലുള്ള അംഗങ്ങളെയും തെരഞ്ഞെടുക്കണം.ക്ലബ് ന്റെ. അത് കഴിഞ്ഞിട്ട് ഈ ലിസ്റ്റ് വായിട്ട് ഈ അംഗങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോണം. രെജിസ്ട്രേഷൻ പോണം. എന്നിട്ട് അതിന് ചെറിയൊരു ഫീസ് വാങ്ങും ഒര് പത്ത് മുവായിരം അടുപ്പിച് ഫീസാവും. എന്നിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ ആയിട്ട്. അപ്പോ നമ്മുക്ക് ക്ലബ് ആയിട്ടിത് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഓ അതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യണ്ടത്? അതിന് ശേഷം ആഹ് ചെയ്യണ്ടത് എന്ന് വെച്ച ഒന്നൂല്ല നമ്മുടെ ക്ലബ് പോലെ തന്നെ നമ്മുക്ക് ഏഹ് അവിടെ ക്ലബ്ബായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിനുശേഷം നമ്മുക്ക് ലൈസീൻസ് നമ്പർ വെച്ച് ബോർഡ് എല്ലാം വെക്കാം. രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുന്നതിന് മുമ്പേ നമ്മളയിൻ ഒരു പേര് കണ്ടു്പിടിച്ചിരിക്കണം. ആ പേരൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയുന്ന ടൈമില്‍ തന്നെ ഈ ഇത് നമ്മുടെ പേപ്പർ ൽ ഫിൽ ഫോം ഫില്‍ ചെയ്ത് കൊടുക്കുമ്പോ ചെയ്യണം. നമ്മുക്ക് പിന്നെയിത് ഓരോ വർഷോം ഈ ലൈസീൻസ് പുതുക്കുന്ന അതുപോലെ എന്തെങ്കിലും പ്രോസസ്സുണ്ടോ? പുതുക്കി വെക്കണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആ രെജിസ്ട്രേഷൻ പുതുക്കണം അത് പക്ഷെ എത്ര വർഷം കൂടുമ്പളാണ് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. അത് ഞാൻ ഇനി രെജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഓഫീസിലോട്ട് കയറിയാലേ എനിക്ക് അറിയാൻ പറ്റത്തൊള്ളു കേട്ടോ അപ്പൊ അവിടെചെന്ന് ചോദിക്കണം അപ്പഴേ അറിയാത്തോളൂ. അത് എനിക്ക് തോന്നുന്നു മൂന്ന് വർഷോ അതോ രണ്ട് വർഷം കൂടുമ്പോ നമ്മൾ രെജിസ്ട്രേഷൻ പുതുക്കണം. അതിനൊരു ചെറിയ ഫീസാവും. രെജിസ്ട്രേഷൻ പുതുക്കാം. അത് ഇനി ഓൺലൈൻ തന്നെ ചെയ്യാൻ പറ്റോ എന്തോ? എനിക്ക് അറിയത്തില്ല കേട്ടോ. തിരക്കിയാലെ അറിയാത്തോളൂ.

ഈ ക്ലബ് വഴി എന്തെങ്കിലും പരിപാടികൾ നടത്തുന്നെങ്കിൽ രജിസ്റ്റർഡ് ക്ലബ് തന്നെ ആയിരിക്കണമെന്നുണ്ടോ?

ബൈ ലോ എന്ന് വെച്ച അതിന്റെ നിയമാവലികളാണ്. ആ അതിൽ ഈ രെജിസ്ട്രേഷൻ ചെലുമ്പോ കൊറച്ച് നിയമാവലികളുണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം ഇന്നതേ ചെയ്യാവു ഇന്നത് ചെയ്തു കൂടാ ഭാരവാഹികൾ ഇങ്ങനെ ഉള്ളവരായിരിക്കണം അതിന്റെ ഭാരവാഹികൾ, ആ ക്ലബ് ഇങ്ങനെ പ്രവർത്തിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് കൊറച്ച് കാര്യങ്ങളുണ്ട് അതിനെയാണ് ബൈ ലോ എന്ന് പറയുന്നത്. അപ്പോ നമ്മള് സ്പോർട്സ് ക്ലബ്ബായിട്ട് രജിസ്റ്റർ ചെയ്ത അവിടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രേ ചെയ്യാൻ പറ്റത്തൊള്ളായിരിക്കുംലെ? ആ അത് അങ്ങനെ അല്ല. നമ്മള്ളിപ്പോ ക്ലബ് രജിസ്റ്റർ ചെയ്തിട്ടും. ഇപ്പോ നമ്മൾ രജിസ്റ്റർ ചെയ്തത് ആശാൻ സ്പോർട്സ് ക്ലബ് എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്തു. അപ്പോ രെജിസ്ട്രേഷൻ പൂർത്തിയായി. ഇനി നമ്മുക്ക് അവിടെ കുട്ടികൾക്ക് സംഘടിക്കാം, അവിടെ ഏഹ് ഒരു ഇവന്റസ് നടത്താം അതിനൊന്നും കൊഴപ്പമില്ല.ഇനി നമ്മുക്ക് ഈ ഒരു രെജിസ്ട്രേഷൻ കഴിഞിട്ട് പിന്നും ഒരുപാട് രെജിസ്ട്രേഷനുകൾ ബാക്കിയുണ്ട്. അതെന്ന് വെച്ച ഇനി നമ്മൾ ആ അടുത്തത് ചെയ്യാനുള്ളത് നെഹ്റു യുവകേന്ദ്ര കേട്ടിട്ടുണ്ടോ?

അപ്പോ ഇത് ജസ്റ്റ് ഇങ്ങനെ സ്പോർട്സ് പരിപാടികൾ നടത്താൻ വേണ്ടിട്ടുള്ള ചെറിയ പരിപാടി പോലെ അല്ല. വല്യ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ? ആ പിന്നെ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാര്യം ക്ലബ് ആണെങ്കി ആർട്സ് ക്ലബ് സ്പോർട്സ് ക്ലബ് ഇപ്പൊ ഏഹ് കുട്ടികൾക്ക് വായിക്കാൻ പറ്റും ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങോളൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഓരോ സ്പോർട്സ് ഐറ്റംസ് ഈ നമ്മടെ ഷട്ടിൽ ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ്, അങ്ങനെ ഉള്ള സ്പോർട്സ് ന്ന് വേണ്ടീട്ടുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങാനുള്ള ഫണ്ട് ഉണ്ടെങ്കി കുട്ടികൾക്ക് കളിക്കാൻ. ഇപ്പോ നമ്മടെ ക്ലബ് ഇരിക്കുന്നതന്നെ ആ ഷേത്രത്തിന്റെ അടുത്ത ഗ്രൗണ്ട് ന്റെ സൈഡിൽ ആണലോ?

നമ്മൾ അതിനായിട്ട് ഏഹ് ഉള്ള പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് ഫണ്ട് പിരിച്ചിട്ട് അധ്യാപകരെ വെച്ചിട്ട് വേണമിത് പഠിപ്പിക്കാൻ അല്ലെ?

ശരിക്കും നാടിന്ന് വേണ്ടിട്ട് അത്യാവശ്യം നല്ലൊരു കാര്യമാണല്ലേ ചെയ്യുന്നത്?

ആ ടീച്ചർക്ക് ഒരു ഫിക്സിഡ് ഫീസ് അത് ഫീസ് കൊടുക്കാൻ തയ്യാറുള്ള കുട്ടികൾ കൊടുക്കട്ടെ ഇല്ലാത്തൊരീന്ന്. ഇല്ലാത്തോരീന്ന് ഫീസ് പിടിക്കാതെയിരുന്നാ മതി. പിന്നെ ഉള്ളതെന്ന് വെച്ചാ ഈ രെജിസ്ട്രേഷൻ ആ വർഷം തോറും പുതുക്കുമ്പോ ഏഹ് നമ്മുക്ക് ഇതിന്ന് ഒരു ഓഡിറ്റ് പോലെ ഒക്കെയുണ്ട് അപ്പോ വന്ന് നോക്കും നമ്മൾ ഇപ്പളും പ്രവർത്തനം ഉണ്ടോ? അതെ വെറുതെ ഫണ്ട് പിരിവ് മാത്രേ ഒള്ളോ? നമ്മൾ അനാവശ്യമായിട്ട് നാട്ടുകാരെര്ന്ന് ഫണ്ട് പിരിച്ച് ഏഹ് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? എന്നൊക്കെയുള്ളത് നോക്കും.

നമ്മൾ എങ്ങനെ വാർഷിക റിപ്പോര്‍ട്ട് പഞ്ചായത്തിന് കൊടുക്കണോ ഇത്രേ പ്രവർത്തനങ്ങളൊക്കെ നടത്തീന്നൊക്കെ പറഞ്ഞിട്ട്?

ആരാണ് നമ്മുക്ക് രജിസ്ട്രേഷൻ തരുന്നത്? ഏത് ഏതെങ്കിലും ഇപ്പോ ഗവൺമെന്റിന്‍റെ തന്നെ ബോഡിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി ആണോ? അങ്ങനെ. അല്ലാ അത് നമ്മൾ ഡയറക്റ്റ് ഗവൺമെന്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇവിടെ ഈസ്റ്റ് ഫോർട്ടുള്ള ആ ട്രാൻസ്പോർട്ട് ഭവന്‍ എന്ന് പറഞ്ഞൊരു സ്റ്റാളുണ്ട്. അതിന്റെ മുകളിലാണ് നമ്മുടെ ഈ ക്ലബ്ബിന്റെയൊക്കെ രജിസ്ട്രേഷൻ നടക്കുന്നത്. ഗവൺമെന്റ് സ്ഥാപനം തന്നെയാണ്. അവിടുത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വേണം നമ്മളി ഈ ലൈബ്രറി കൗൺസിലിംഗ് രജിസ്ട്രേഷൻ, ഈ നെഹ്റു യുവകേന്ദ്ര രജിസ്ട്രേഷൻ അങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഒക്കെ എടുക്കുവാൻ. ഈ നെഹ്റു യുവ കേന്ദ്രയൊക്കെ ഗവൺമെന്റിന്റെന്നെ ഭാഗങ്ങൾന്നെയാണോ? ആ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സംഘടനയാണ്. സംഘടന ആ അതെ സംഘടനാന്ന് തന്നെ വേണമെങ്കിൽ പറയാ യുവാക്കൾക്കുള്ള സ്പോർട്സിന്റെ ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് തന്നെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഏഹ് ഈ നെഹ്റു യുവകേന്ദ്ര. അതുപോലെതന്നെ വായനാശീലം വളർത്താൻ ഈ ലൈബ്രറികളെ എല്ലാം പ്രോത്സാഹിപ്പിക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ലൈബ്രറി കൗൺസിൽ. ആ അപ്പൊ ജോയ് ഏഹ് വേറൊരു ഡൗട്ട് ഉള്ളത് എന്ന് വെച്ചാൽ ഈ ക്ലബ്ബ് വഴി പരിപാടികൾ നടത്തുന്നു കുട്ടികൾ മത്സരത്തിനൊക്കെ പ പ പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് പോവാണെങ്കിൽ നമ്മളെ ഈ സ്കൂളുകള് വഴിയോ അങ്ങനെയൊക്കെയല്ലേ പോവാൻ പറ്റുള്ളൂ? അത് ക്ലബ്ബുകൾക്ക് ഡയറക്റ്റ് ഏതെങ്കിലും ഒരു വലിയ ഇവന്റിലേക്ക് വിടാൻ ഒക്കെ പറ്റോ? ആ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനാണ് വർഷംതോറും കേരളോത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കേട്ടിട്ടുണ്ടോ?

ആ അതുപോലെ ഈ കേരള ഉത്സവത്തിന് വിജയിച്ച പഞ്ചായത്ത് തലത്തിൽ കേരള ഉത്സവത്തിലെ വിജയികളെ ബ്ലോക്ക് പഞ്ചാ ബ്ലോക്ക് തരത്തിലുള്ള കേരള ഉത്സവത്തിന്റെ പ്രോഗ്രാമിന് വിടാം. അതും അവിടുന്ന് വിജയിക്കുന്നവരെ ജില്ലാതലത്തിൽ പ്രോഗ്രാംസ് ഉണ്ട് അതിന് വിടാം. അതിലും ജയിക്കും. അത് കഴിഞ്ഞാ പിന്നെ സ്റ്റേറ്റ് ലെവലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജില്ലാ തരംവരെ ഉണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ പ്രോഗ്രാംസ് വരെ നടത്തുന്നുണ്ട്. അതുവരെ എനിക്കറിയാം. ഓക്കേ എടക്ക് ഇങ്ങനെ കേരള ഉത്സവം ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് എന്താണ് സംഭവം എന്നറിയില്ലായിരുന്നു. അത് മിക്കാറും കുട്ടികൾ ഇതൊന്നും അത്രം ശ്രദ്ധിക്കാറില്ല. മിക്കാറും ഈ ക്ലബ്ബുകളിൽ പോകുന്ന കുട്ടികൾ മാത്രേ ഈ കേരളോത്സവം അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ പറ്റൂ. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ തിരിഞ്ഞ് നോക്കാറില്ല. കാര്യം കൊറേയെണ്ണം ഇങ്ങനെ റോഡില്‍ കിടന്ന് ഓടുന്നു പാടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നിസ്സാരവല്‍ക്കരിച്ചിരിക്കയാണ്. പക്ഷേ ഇതൊക്കെ നല്ല സ്കോപ്പുള്ള കാര്യങ്ങളാണ്. ആൾക്കാര് ശ്രദ്ധിക്കാനും ആ കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനും കിട്ടുന്ന നല്ല അവസരങ്ങളാണ്. ഇതിന് ഏജ് ലിമിറ്റ് എന്തെങ്കിലുമുണ്ടോ? ആ ഏജ് ലിമിറ്റ് അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. എനിക്കു തോന്നുന്നു ആർക്കുവേണമെങ്കിലും പങ്കെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അത് ഓരോ പ്രായത്തിനുള്ളവർക്ക് വേണ്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. എൽ പി, വിഭാഗം, യുപി വിഭാഗം ഹൈസ്കൂൾ വിഭാഗം, അതിനേക്കാൾ മുകളിലുള്ളവർക്ക് വേറെ. അങ്ങനെ ഓരോ പ്രോഗ്രാംസായിട്ട് നടത്തുന്നുണ്ട്.

ഞങ്ങളവിടെയുള്ള ക്ലബ്ബിലൊന്നും ഞാൻ ഇതുവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ആ അത് ഏഹ് ഷൈജിന് ഒടനെയൊരു ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കണം കേട്ടോ.ഏതെങ്കിലും ഒരു നിങ്ങൾ അവിടെ തന്നെ ഒരുപാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുണ്ടല്ലോ. വീട്ടിനടുത്തുള്ള ഒരു ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് വൈന്നേരത്തൊക്കെ അവിടെ ചെന്നിരിക്കണം. അവിടത്തെ ആൾക്കാരുമായിട്ട് സഹകരിക്കണം. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതെ എന്തെങ്കിലൊക്കെ സമൂഹത്തിന് ചെയ്യുന്നതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൊലൊ.

ശരി ഷൈജിനെ അപ്പൊ നമ്മുക്ക് പിന്നെ കാണാം. ഓക്കെ ജോയ് ഇത് കഴിയുമ്പോ എന്തൊക്കെയായിരുന്നു ഫോർമാലിറ്റീസ് എന്ന് വിളിച്ച് പറയണേ? ആ പറയാം പറയാം ശരി ബൈ.